നമസ്കാരം പറയൂ. എന്തൊക്കെയുണ്ട് വെശേഷങ്ങള്? ഓഹ് നല്ല വിശേഷം. അവിടെ എന്തൊക്കെ ഉണ്ട്? ജോലി ഒക്കെ എങ്ങനെ പോകുന്നു?

ആണല്ലേ? ഇപ്പോ എവിടെയാ ദുബായ് ദുബൈയിലല്ലേ?

ഓ അപ്പോ എങ്ങനെയാ ജോലിയും കാര്യങ്ങളുമൊക്കെ? ജോലിയൊക്കെ നന്നായിട്ട് പോണ് കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് പോകുന്നുണ്ട്

ഇപ്പോ ഇവിടെ കാലാവസ്ഥ ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോ തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്.

ആ പക്ഷേ കഴിഞ്ഞ വര്ഷങ്ങളിലെ പോലെ അത്ര തണുപ്പില്ല. വൈകീട്ടാണ് തണുപ്പ് വന്നുള്ളു. ഇപ്പോഴും ചെറുതായിട്ട് ചൂടുണ്ട്. ആണല്ലേ? ആ അതായത് രാത്രി സമയത്ത് ഭയങ്കര തണുപ്പ് രാവിലെ ചെറുതായിട്ടുള്ള ചൂട് അങ്ങനെയാണോ?

ഇപ്പോഴും ചൂടുണ്ട്. ആ മുന്നത്തെ വർഷങ്ങളിലെ ഒക്കെ രണ്ട് മൂന്ന് വർഷം മുന്നേ വരെ ഇങ്ങനെ ആയിരുന്നില്ല ഇവിടെ കാലാവസ്ഥ ഉണ്ടായിരുന്നത്. ചൂട് കുറവായിരുന്നു. ഇപ്പോ കുറച്ച് ചൂട് അത്ര കുറഞ്ഞിട്ടില്ല. സാധാരണ ഈ സമയം ആകുമ്പോഴേക്കും ചൂട് കുറയേണ്ടതാണ് പക്ഷേ ഇപ്പോ അങ്ങനെ

ചൂട് കുറഞ്ഞിട്ടില്ല. ഇപ്പോ ചൂടുണ്ട് ചെറുതായിട്ട് പക്ഷേ ചെറിയ തണുപ്പുമുണ്ട്. ആണല്ലേ? അപ്പോ ഇവിടെ ഡിസംബർ ആയതുകൊണ്ട് ഇവിടെ അതേ നേരത്തെ അതായത് ഇരുട്ടാവുന്ന ഒരു അവസ്ഥയും രാത്രി ആകുമ്പോഴേക്കും തണുപ്പ് കൂടുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോ അതായത് ഇപ്പോ ഡിസംബറില് തണുപ്പ് എന്നൊക്കെ പറയുന്നുണ്ട് . പക്ഷേ ഇപ്പോ ഇവിടെ മഴക്കാലത്തിനെ കുറിച്ച് ഒക്കെ പറയാണ് എന്നുണ്ടെങ്കില് ഇപ്പോ പണ്ട് നമ്മള് പറയും തുലാ മാസമൊക്കെ ആകുമ്പോഴേക്കും മഴ പെയ്യാൻ തുടങ്ങും . ഇടിയോട് കൂടിയുള്ള മഴ. അങ്ങനെ ഒക്കെയാണ് പറഞ്ഞ് കേട്ടിട്ട് ഉണ്ടായത്. പക്ഷേ ഇപോ സത്യം പറഞ്ഞാ ഇവിടത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോ ഏത് സമയത്ത് വേണേലും മഴ പെയ്യാ എന്നുള്ള ഒരു ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോ അതേ പോലെ ഇപ്പോ നമ്മള് ചിറാപുഞ്ചിയിലൊക്കെ എപ്പോഴും മഴ ആണെന്നാ കേട്ടിട്ട് ഉണ്ടായിരുന്നേ. ഇപ്പോ അവിടെയൊന്നും അങ്ങനെത്തെ ആവസ്ഥയല്ല അതേ പോലെ ഞാൻ

ഇപ്പോ ഥാർ ഡെസർട്ട് വരെ ഥാർ മരുഭൂമിയില് വരെ മഴ പെയ്തു എന്നൊക്കെയാണ് ഇപ്പോ കേൾക്കുന്നത്.

കാലാവസ്ഥ ആകെ തകിടം മറിഞ്ഞിട്ടുണ്ട് അല്ലേ . അതിന്റെ എല്ലാ ഒരു രീതി ഒക്കെ ഹ്ം മാറിയിട്ടുണ്ട്. അതിന് പ്രധാന കാരണം നമ്മള് മനുഷ്യന്മാരുടെ ചൂഷണം ചെയ്യല് തന്നെയാണ് കാരണം. അതിനുള്ള ഒരു കാരണം പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മനുഷ്യന്മാരുടെ ചൂഷണം ചെയ്യുന്ന രീതിയാണ്.

കാരണം നമ്മള് കെട്ടിടങ്ങൾ നിർമാ കെട്ടിട നിർമാണവും പിന്നെ അന്തരീക്ഷ മലിനീകരണം ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഇല്ലേ? അപ്പോ അതുകൊണ്ടാണ് എന്നാണ് തോന്നുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കാം അതുകൊണ്ട് ഒക്കെ തന്നെ ആയിരിക്കാം ഈ കാലം കാരണം പണ്ടൊക്കെ ഒരു മഴക്കാലത്തിന് ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷേ പക്ഷേ ഇപ്പോ അങ്ങനെ അല്ല. ഇപ്പോ കാലം തെറ്റിയിട്ടാണ് മഴ. ഏത് സമയത്തും അപ്രതീക്ഷിതമായിട്ടാണ് മഴ ഉള്ളത്. നമ്മളിപ്പോ അതിന്റെ ഒക്കെ ഈ കാലാവസ്ഥ മാറിയതിന്റെ ഒരു കാര്യം നമ്മൾ എല്ലാവരും ഇപ്പോ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ രണ്ടു മൂന്നു വര്ഷങ്ങളില്

പക്ഷേ ഇപ്പോ നമ്മള് വാർത്തകളിലൊക്കെ ശ്രദ്ധിക്കുന്ന സമയത്ത് പാലക്കാട് ജില്ലയിലൊക്കെ നമ്മൾ കാണാറുണ്ട് ചൂട് ഉയർന്ന താപനില രേഖപ്പെടുത്തി എന്നൊക്കെ പറയാറുണ്ട് അതേ അതേ അപ്പോ സത്യം പറഞ്ഞാ ഇപ്പോ ഈ പ്രളയ ആ അതേ അതേ തകിടം മറിഞ്ഞിട്ടുണ്ട് അതിപ്പോ ഈ പറഞ്ഞ പോലെതന്നെ പ്രകൃതിയെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല. പ്രകൃതിയെ നമ്മൾ എല്ലാരും കൂടി അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത്.

അതായത് പ്രകൃതിയെ ഭൂമിയെ മലിനപ്പെടുത്തുന്ന വസ്തുക്കളെയൊക്കെ കൂടുതലായിട്ട് നമ്മള് ഉപയോഗിക്കുകയും അതിന് വേണ്ടത്ര രീതിയിലുള്ള അതിന്റെ എന്താ പറയാ ഇപ്പോ അത് എങ്ങനെയാണ് അതിനെ ഉപയോഗിക്കേണ്ട എന്നുള്ള രീതി ഒന്നും നമ്മള് മനസിലാക്കാതെ ഭൂമിയിലേക്ക് അങ്ങനെ വലിച്ചെറിഞ്ഞ് ഭൂമിയെ എന്താ പറയാ നാശപ്പെടുത്തുന്ന രീതിയിലേക്കാണ് നമ്മള് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോ ഭൂമി അതിനനുസരിച്ച് ഒരു തിരിച്ചടി എന്നുള്ള രീതിയില് ഭൂമിയിൽ ഇങ്ങനത്തെ ഓരോ കാലാവസ്ഥയിലുള്ള മാറ്റങ്ങള് ഇപ്പോ നമ്മളിപ്പോ ഇപ്പോ ഈ പ്രളയത്തിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഒരു മഴക്കാലം വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എഅ മഴപെയ്തൊളും സമയം കഴിഞ്ഞാൽ അത് നിന്നോളും എന്ന ഒരു ഒരു ആലോചനയിലായിരുന്നു. പക്ഷേ പിന്നീട് ആയപ്പോഴേക്കും മഴ പെയ്യുമ്പോഴേക്കും നമ്മള് പ്രളയത്തിന്

അങ്ങനത്തെ അവസ്ഥ വന്നിട്ടുണ്ട് . ഇപ്പോ കേട്ട് വരുന്നത്. ആൾക്കാര് ഇപ്പോ പേടിച്ച് ജീവിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹ്ം ആ ശെരിക്കും ഈ മനുഷ്യന്മാരുടെ ഇടപെടൽ ഇടപെടലുകൾ തന്നെയാണ് കാരണം ആയിട്ട് വരുന്നത് തന്നെ കാരണം കൂടുതല് ചൂഷണം

ആ ഓ ശെരി എന്നാ നന്ദി.